കേക്കുന്ന് ഉം പിന്നെ എന്തെടുക്കുവായിരുന്നു

സുഖായിട്ടിരിക്കുന്നു

ഞാൻ ഓട്ടം ഉണ്ടാരുന്നു ആഹ് ഉം എവിടെയാരുന്നു ഇന്നോട്ടം ഏർ ഇന്റെ വേരെന്തെ

പത്തനാപുരം ആഹ് പിന്നെ രാവിലെ എപ്പഴാ പോയത്? രാവിലെ എട്ട് പതിനൊന്നുമണിക്ക് പോയി പതിനൊന്നുമണിക്ക് ഉം നാളെ തിരുവനന്തപുരം പോണം ആണോ ആഹ് എപ്പഴാ വന്നത് ഞാന്

പിന്നെ അളിയൻ വന്ന് വന്നിട്ട് ആട കടയെ വരെ പോയി

ആഹ് അങ്ങനെ അങ്ങനൊന്നും ഇല്ല ഉണ്ടാക്കി ചപ്പാത്തിയുണ്ടാക്കി പിന്നെ ഉണ്ടാക്കി കറിയുണ്ടാക്കി പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല പിന്നെ അളിയൻ പിന്നെ വെളിയിന്ന് കഴിച്ചിട്ടാ ഇന്ന് വന്നത് അതെന്തേ പുറത്ത് ഉം പുറത്തുന്ന് കൂട്ടുകാരെല്ലാരൂടെ വെളിന്ന് കഴിച്ചു

ഉം അങ്ങന പിന്നെ അമ്മ എന്തെ യ്യ്ന്ന്

ഉം പിന്നെ

പിന്നെ ഇതിൻ്റെ ഇടക്കിപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്ന് അതൊക്കെ പോയി ഉം പിന്നെ എന്തുവാ അപ്പച്ചി വിളിച്ചാ ഓറെ ഉത്സവല്ലേ ആണോ അപ്പച്ചി വിളിച്ചാരുന്നോ ഉം

ഗാനമേള പൊയില്ല്യോ ആഹ് ബുധനാഴചയാന്ന് ബുധനാഴ്ച ആഹ് പോന്നുണ്ടോ

ഏർ ഉം അമ്മുഒക്കെ വരു ഓ

ആണോ ആഹ് പിന്നെ വിളിച്ചാരുന്നോ നാട്ടീന്ന് വിളിച്ചിണ്ട് അപ്പച്ചി വിളിച്ചോ

ഉം പിന്നെ കൂട്ടുകാരൊക്കെ എന്താ പറയുന്ന് എല്ലാരും ഉണ്ട് അവിടെത്തന്നെ വീട്ട് പോയി എല്ലാരും

നേരത്തെ വീട്ടികേറി നാളെ രാവിലെ ആറുമണിക്ക് പോണ്ടേ ആ ആഹ് ആഹ്

അമ്പലം ഉത്സവെല്ലം കാര്യം ഊണ് നടന്നത് ആണോ ആഹ് ആ ആ ആ കഴിഞ്ഞ് എല്ലാടതേം കഴിഞ്ഞ്

ഉമേഷേണ്ടാണ്ടവിടെന്ന് കാള ഒക്കെ ഉണ്ട് ആണോ കാളെ കെട്ടുന്നൊ ഹാ ഹാ ഹാ കഴിഞ്ഞ വർഷ ഇല്ലായിരുന്നോ അവിടെ കഴിഞ്ഞ വർഷം ആ ഉണ്ട് കാള ഉണ്ട് അത് വേറെകാള വേറെയാളായിരുന്നു ആ ആ പിന്നെ അപ്പൊ ആഹ് ബാക്കി എല്ലായിടത്തെയും കഴിഞ്ഞില്ല്യേ ബാക്കിയെല്ലായിടത്തും ഉത്സവം കഴിഞ്ഞു ഇനി പടയിലൊട്ടത്തെ ഉത്സവം നടന്നോണ്ടിരിക്കണ്ട് ഉം അത് അന്ന് നീ പറഞ്ഞയിരുന്നല്ലോ എന്നായിരുന്നു വിഷുനോ

ഇവിട ഭയങ്കരം മഴയൊക്കെ

എന്ത് പറയന്നെ കട്ട വീണായിരുന്നു

ആ മഞ്ഞുകട്ട വീണാരുന്നു മഞ്ഞുകട്ട വീണാരുന്നു മിനിഞ്ഞാന്ന് വൈകീട്ട് പെട്ടന്ന് മഴ പെയ്ത് മഞ്ഞുകട്ട വീണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തെക്കിനു അങ് മാറി വെയിലും വെയിലു ആയി അങ്ങനെ ഉം നല്ലതായിരുന്നു പോപ്പോയൊക്കെ കിടന്ന് കളിയാരുന്നു നിങ്ങള car ൻ്റെ മേലേക്കിട്ട sheet ൻ്റെ ഒന്നാക്കാ ഒര് കയറ് പൊട്ടിപ്പോയി നി കെട്ടണം നാള ആണോ ആ താഴെ വീണു കിടക്കുവാണോ ഇപ്പൊ താഴെ വീണിട്ട് ആടിങ്ങന കിടക്കുന്ന് നാളെ കെട്ടണം വന്നിട്ട് കെട്ടണം വണ്ടി full അഴുക്കായി നാളെ ഇനി വണ്ടി wash ചെയ്തു കൊടുക്കണം കഴുകാൻ കൊണ്ടുക്കണം ആഹ് ആണോ ആണോ പിന്നെ പിന്നെ അപ്പുണ്ണിക്കിപ്പോ എങ്ങനുണ്ട് കുഴപ്പൊന്നും ഇല്ലല്ലോ അസുഖക്കെ അപ്പുണ്ണിക്ക് കൊഴുപ്പൊന്നും ഇല്ല ഓന് പല്ലാണ് കൊണ്ടുപോകാൻ പല്ലിൻ്റെ ആണ്ട് പോഡ് അടക്കണംന്നു പറയുന്ന കേട്ടു ആണോ ആഹ് മറ്റേ അതൊക്കെ അങ് മാറിയോ നേരത്തെ ഏതാണ്ട് വയ്യാഴിക ഒക്കെ വന്ന് എന്തുവാ രക്തത്തിൽ ഏതാണ്ടിതൊക്കെ കുറഞ്ഞുന്നൊക്കെ പറഞ്ഞ് അതൊക്ക മാറിയോ

വേറെന്തുവാ അളിയനിപ്പം എന്തുവാ പോപ്പോയിയോട്ടാ പോയേക്കുന്നത് ഫൊ phone കേടായി താഴെ വീണു പൊട്ടി

രണ്ടു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടിപ്പോ വീണ്ടും ദേണ്ടെ മൂന്നാമത് ഇന്നും കൊണ്ടന്ന് താഴെയിട്ട് അന്നേരം ആഹ് tray ലിടുന്നെ ഇട്ടില്ലാരുന്നോ അന്നേരം രണ്ടുമൂന്നുസം മു രണ്ടാമതൊരു പ്രാവശ്യം അത് കൊണ്ടന്നിടീയ്ക്കാൻ പോയപ്പോ ആ cover ഉണ്ടോന്നു ചോയ്ച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു

അപ്പൊ അളിയൻ പറഞ്ഞ് ഞാൻ phone ൻ്റെത് അഹ് ഒന്ന് പോയി തെരക്കട്ടെന്നൊക്കെ പറഞ്ഞ് പോപ്പോയിടെ കൂട്ടത്തി പോയതാ പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞാ

പോപ്പോ ഇനി എല്ലാം കഴിച്ചിട്ട് അങ് കൊടുത്ത് ആ അത് ഞാൻ പറഞ്ഞു ഉം എടുത്തു കൊടുത്തേക്കാ പിന്നെ ആഹ് എന്തുവാ പിന്നെ കളിക്കുന്നെ അത് വേണംന്നൊക്കെ പറഞ്ഞ് നടക്കുവാ കാലിലിടുന്നത് രണ്ടാമത് മറ്റ ഏർ കായംകുളത്ത് KFC തുടങ്ങി തൊടങ്ങിയല്ലെ ആഹ് ഞാൻ ഇതിനാത്ത് കണ്ടാരുന്നു പരസ്യം കണ്ടാരുന്നു അതിനത്ത് കണ്ടാർന്നു

ഉം അഹ് ഇപ്പൊ എല്ലായിടത്തും ആയി കരുനാഗപ്പളിയിലായി

കരുനാഗപ്പള്ളി ഹരിപ്പാട് കായംകുളം ഓച്ചിറ ആയിട്ടില്ല ഓച്ചിറ ആയിട്ടില്ല ഉം ഏർ ആഹ് ഓച്ചിറ ഒന്നും ആവത്തില്ല develop ആവത്തില്ല ഓച്ചിറ വന്നില്ല ഇനിയും ഓച്ചിറ വരെ വരും ആ ഓച്ചറ വന്നാൽ ആർക്കറിയ

ഓച്ചറ നല്ലന്ന് ആർക്കറിയാന്ന് ആ എത്രകാല ഇണ്ടോന്ന് ആ ഓച്ചറയിലും വരും ഇനി താമസിയാതെ പിന്നെന്തുവാ

വിഷുന് കണി എടുക്കണം വിഷുന് ഏർ വിഷുന് എന്ന രണ്ടു ദിവസാണോ ഇന്നെത്രണ് ഏർ തീയതി ഇപ്പൊ

ഒമ്പതാണോ പത്താണോ ഒമ്പതാ പത്താങാണ്ടാ ഇന്ന് പത്താം തോന്നു പത്താ

ഇത് എല്ലാം ഉണ്ട് ഒരുസ ഒരോന്നാ ആ എവിടെല്ല ഉം ഇതു നമ്മടെ ഉം ഗോപകിഷ്ണനൊക്കെയാണോ ഉം മോഹന്റെ വീട്ടി നമ്മളെ മരത്തിനെല്ലാം പൂ പിടിച്ചിരിക്കാ

പൂ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏർ ഒത്തിരി ഉണ്ടല്ലോന്ന് വീട്ടില് നേരത്തെ നേരത്തെയൊക്കെ ഉണ്ടായൊണ്ട് ഇപ്പൊക്ക് ആ സമയാവുമ്പോ ഉണ്ടാവാൻ താല്പര്യ

ഇതിപ്പോ എല്ലാം പൂവെല്ലാം ആയി നീക്കാ പൂവിൽ മൊട്ട് ആണെങ്കി നല്ലായിരുന്നു കൃഷി ആയേനെ ഇതിപ്പം വാടി തളരും

റിട്ടാന്ന് വെച്ചയിഞ്ഞാ എല്ലാം വിരിഞ്ഞ് നിക്ക്ആ നിക്കോ ഉണ്ടോന്ന് അറിയത്തില്ല ഇപ്പൊ ഉറക്കം ആയോണ്ട് ഓല ഒക്കെ ആഹ് ഉണ്ട് മൊട്ടുണ്ട്

കൂടുതലുണ്ടെന്ന് തോന്ന് എല്ലാം താഴെയുണ്ട് ആ പിന്നെ

അതുകൊണ്ട് വന്ന് kitchen ഓ അരയാണ ഇണ്ട് തോട്ടിന്റെ ഇരുമ്പിന്റെ അതുകൊണ്ടു വന്ന് പറിക്കണം ആ ഹാ നാളെ പോയിട്ടുച്ചയാവുമ്പോഴെ വരാൻ പറ്റത്തുള്ളു ഉച്ച കഴിട്ടാ ഞാൻ പോവൂ

ആ ഉറങ്ങിപ്പോയി പനിയായിരുന്ന് എനിക്കും കുഞ്ഞിനും

രണ്ടു ദിവസം ഉണ്ട് പനിയായിരുന്നു ഇന്നലേം ഇന്നലെ ഭയങ്കര നിർബന്ധമായിരുന്നു ഇന്ന് കൊഴപ്പയില്ല ഇന്ന് കിടന്നിട്ട്

ഉം ആശുപത്രി പോയില്ല ഇപ്പോഴ് പിന്നത് മാറിയങ് പിന്നെന്തുവാ വേറെ നീ എന്നാ വരുന്നേ ഇങ്ങോട്ട് ഞങ്ങള് ഞങ്ങള് വരും നോക്കട്ടെ പൊപോയിടെ അവധിയാവുമ്പൊ വരാ ശ്രീക്കുട്ടി കൂടി ഉം ശ്രീക്കുട്ടി ശ്രീക്കുട്ടി പറയുന്ന കേട്ടു വരണം വരണോന്ന് കറങ്ങാനൊക്കെ പോകണം ഞാനിരിക്കും എന്താ പറഞ്ഞ്

ഏഹ് ആ ഞാൻ പറഞ്ഞാരുന്ന് അമ്മ ഏർ അവൻ പോയിക്കഴിഞ്ഞിട്ടമ്മ വരുവാണെങ്കില് അമ്മയെ കൊണ്ടുവരാനായിട്ട് വിളിക്കാൻ വരുവെന്ന് അപ്പള് അപ്പച്ചി പറഞ്ഞ് അപ്പച്ചി പറഞ്ഞ് അവള് കിടന്ന് പറഞ്ഞുന്നു പറഞ്ഞ് എനിക്ക് അവധിയായിപ്പോ എനിക്ക് വരണം അപ്പൊ എന്തുവാ ഇങ്ട്

പിന്നവര് നോട് പറയാൻ അങ്ങനെയിരിക്കുന്നു മാമൻ പറഞ്ഞന്ന് വിടാംന്നൊക്കെ പറഞ്ഞങ്

അഹ് ആഹ് അഹ് ആ വരുന്നെങ്കി വരട്ടെന്നു വിചാരിച്ച് ഞങ്ങളും പറഞ്ഞു വരുന്നെങ്കി വരട്ടെ പക്ഷെ അമ്മ നീ പു ഏർ പോയിക്കഴിഞ്ഞട്ടായിരുന്നെങ്കി അമ്മ വരുമ്പം കൂട്ടത്തി വന്നാ മതിയാരുന്ന്

ആ പിന്നെന്തുവാ അവരുടെ ആരുടെ ആയിരുന്നു കല്യാണം വിഷ്ണുൻ്റെ ആരുടെയോ ഒരു കല്യാണത്തിൻ്റെ photo ഒക്കെ ഇട്ടേക്കുന്നുണ്ടല്ലോ വിഷ്ണു കുമാറ് വിഷ്ണുൻ്റെ അപ്പൻ മാമൻ്റെ മോടെ മാമൻ്റെ മോടെ ആഹ് വിഷ്ണും പിന്നിലെ ആ വിദ്യാന്നൊക്കെ പറയുന്ന അതുമായിട്ട് ഫ്ര അവര് ഉം ബന്ധുക്കളാണോ അവന്റെ അപ്പച്ചീടെ മക്കളാ അത് ആ വിദ്യ വിജയനാ എന്തുവാ

അവൻ്റെ ഫെ ഇതിൻ്റെത്തുണ്ട് അല്ലെ എന്താ അപ്പൊ അതിലൊക്കെ എങ്ങനിണ്ട് ഏഹ്